അത് ഏർ ഈ ഈ സമയായത് കൊണ്ട് കൊറച്ചും കൂട സാധ്യതകാണും എന്ന് വച്ചാ വളരെ വല്യ ഒന്നും അല്ലല്ലോ പത്തായിരം രണ്ടായിരം പേരൊക്കെല്ലേ കാണു

കാരണം ആള്ക്കാര് കൊറയുമ്പോഴും കൊറയുമ്പോ കൊറേ കൂടി നാടകോത്സവും ഒക്കെ നമ്മള് കൊറച്ചു കൂടി അടുത്തിരുന്നു കാണുന്ന കൊറച്ചു audience വേണ്ട ഒരു പരിപാടി ആണല്ലോ ഏർ നമ്മടെ കാഴ്ചക്കാര് കൊറയുമ്പോണ് നല്ലത്ന്നു തോന്നി അപ്പൊ IFFK യെപ്പോലെ വല്യ ഒരു ജനസാഗരം ഒന്നുല്ല പക്ഷെ ഉള്ളതെല്ലാം കൊറെ കൂടി അതായത് അവിടെ വന്നിരിക്കുന്നവരില് മിക്കവരും കൊറച്ചു കൂടി aged ആയിട്ടുള്ള ആളുകളാണ് പ്രായമുള്ള മനുഷ്യരാണ് കൂടുതൽ ഉള്ളത് പിന്നെ അതിന്റേതായിട്ടുള്ള ഒരു വേറൊരു രീതിയിലൊരു seriousness ഉം അതിൽ ഉണ്ടായിരുന്നു പിന്നെ നാടകം അത്രേം നമ്മള് ശ്രദ്ധിച്ചു മറ്റേ കൊറച്ചു കൂടെ എന്താ പറയുക തോന്നും പോലെ ശബ്ദം ഉണ്ടാക്കാനും കളിക്കാനും ചിരിക്കാനും ഒന്നും പറ്റില്ലല്ലോ അത് live ആയി നടക്കുന്ന സംഗതിയല്ലേ അപ്പൊ കൊറേ കൂടി അങ്ങനെ ഒരു audience ആയിരുന്നു പക്ഷെ അതില് ഞാന് എനിക്ക് ഏർ പറയണന്നുണ്ടായിട്ടുള്ള ഒരു കാര്യിണ്ടായിരുന്നു ഏർ ഇടക്ക് ഞാന് എന്നിട്ട് വിളിക്കാൻ ശ്രമിക്കേം ചെയ്തു

എ എനിക്ക് അന്നേരം കിട്ടിയില്ല പക്ഷെ ഞാനൊരു തമിഴ് നാടകം കണ്ടായിരുന്നു ഞാന് international നാടകങ്ങളൊക്കെ ഞാൻ ഏകദേശം അതെ അതൊരു പുതുമയായിരിക്കും ഭയങ്കര എന്തെങ്കിലുമൊക്കെ രീതിയിൽ നമ്മക്ക് രസമുള്ളതായിരിക്കുന്നു എനിക്ക് ഏതാണ്ട് ഒറപ്പായിരുന്നു ഏറെക്കുറെ ആഹ് പക്ഷെ

എന്നിട്ട് അതില് കേറി എന്റമ്മോ ഒരു രക്ഷയില്ല രണ്ട് ഏർ രണ്ടുമണിക്കൂറാണ് ആ നാടകം എല്ലാ നാടകവും ഒന്നര മണിക്കൂർ ഒന്നേ മുക്കാൽ മണിക്കൂറൊക്കെയേ ഉണ്ടാവു atleast ഒരു one ഒരു മണിക്കൂറിന്റെ ഉറപ്പാണ് ഇത് രണ്ടുമണിക്കൂറിന്റെ നാടകമായിരുന്നു രാത്രി last ഓ രണ്ടുമണിക്കൂറു നാടകത്തിനെ സംബന്ധിച്ചു അത്യാവശ്യം ആഹ് ഒക്കെ പിന്നെ അത്പോലെ സമയഉണ്ടായിരുന്നോ കണ്ടു കണ്ടു ഇപ്പൊ വീണ്ടും വരുന്നുന്നു പറഞ്ഞിട്ട് ദീപക്കിന്റെ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 ആഹ് ദീപൻ ശിവരാമൻ ശിവൻ ഏർ ത് ശിവരാമൻ ന്നു അല്ലെ ല്ലേ ആഹ് ആളായിരുന്നു എന്നിട്ട് ഇതിണ്ടല്ല ഈ ഈ നാടെല്ല ഇണ്ട അതുപറഞ്ഞില്ല തമിഴ് നാടകത്തിന്റെ പേര് ഏർ ഇടക്കിനി കതയാർത്ഥം അങ്ങനെയൊരു കതയാരതം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 അത് കാണുമ്പോ നമ്മള് മറ്റേ ഏർ നമ്മുടെ ആഹ് നമ്മുടെ പരിയറും പെരുമാളില്ലേ cinema അതിന്റെ ഏറ്റവും മറ്റൊരു raw version കുറേകൂടി ഏർ മനുഷ്യരും ആഹ് അവരുടെ migration അവരുടെ ഭൂമി അവരുടെ തുടക്കം മുതല്ള്ള ആ ഒരു ഏർ മണ്ണുമായിട്ടുള്ള ബന്ധം ഇതൊക്കെയുണ്ടല്ലോ ഈ ഒരു level ലാണ്

ഇത് വളരെ open സ്ഥലത്തു മറ്റേ മണ്ണിലാണ് അവരിത് ചെയ്യൂഅ അവർക്ക് മറ്റേ platform വേണ്ടന്നുള്ളതാണ് അപ്പൊ അങ്ങനെയൊരു stage ഉം ആയിരുന്നു അത്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 അതിലൊരു അവരുടെ action എല്ലാം കൂടെ ഒരുമിച്ചുള്ളൊരു collective action ആയിരുന്നു പക്ഷെ ഒരു രക്ഷയില്ലന്നു പറഞ്ഞാൽ ഒരു രക്ഷയില്ല അത്രയും അതായതു നമ്മള് കരയാതിരിക്കാനും പറ്റില്ല അത് കണ്ടിട്ടുന്നുള്ള അവസ്ഥയുണ്ടല്ലോ അങ്ങനെയായിരുന്നു അത്രയും നമ്മള് മറ്റേ direct അവരുടെ എല്ലാ actions ഉം direct നമ്മുടെ ഹൃദയത്തിലേക്കിങ്ങനെ ഉന്തി കേറുകന്നു പറയില്ലേ അതായിരുന്നു ഇങ്ങനെ നമ്മക്ക് stop ചെയ്യാൻ പോലും പറ്റില്ലാന്നുള്ള അവസ്ഥ അതായിരുന്നു എനിക്ക് എന്നിട്ട് തോന്നി പറ്റുആണെങ്കില് ഏർ ഇവരുടെ സ്ഥലത്തു കോവിൽപട്ടിയോ അങ്ങനെയെന്തോരു സ്ഥലാണ് എനിക്കാ സ്ഥലം വിട്ടു പോയി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

ഓർമ കോവിൽപ്പട്ടി എന്തോ ആണെന്ന് തോന്നുന്നു ഏർ മണൽ മകുടിന്നു പറഞ്ഞിട്ട് പക്ഷെ ഇത് കണ്ട് കഴിഞ്ഞിട്ട് ഏർ ഇതിനു വളരെ കുറച്ചു audience ആ ഇണ്ടായിരുന്നത്

അതില് ഇവരെക്കുറിച്ചു എഴുതിയിരിക്കുന്നു

ആഹ് ഇവരെക്കുറിച്ചു എഴുതിട്ടു ഞാൻ ഇപ്പോളും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആഹ് ഞാനാ ഏർ തിരുവനന്തപുരം വരുമ്പോ കാണിച്ചു തരാം അപ്പൊ ആഹ്

അതികം ഇണ്ടല്ലോ ഒരു വാരാന്ത്യപതിപ്പ് പതിപ്പിന്റെ front page ന്നു പറഞാ എത്രയുണ്ട് അപ്പോപ്പിന്നെ അത് മൊത്തം എടുത്തയക്കണം ആഹ് അതുശെരിയ ആഹ് okay ആയിരിക്കും അതെ പക്ഷെ അതിലവര് പറയുന്നുണ്ട് അവരൊരു കഥ തീരുമാനിക്കുന്നെ അതായതൊരു ചെറിയ spark കിട്ടുവാണെങ്കിൽ അതിൽ അവര്അത്രയും അംഗങ്ങൾ ഒരുമിച്ചാണ് കഥയുണ്ടാക്കുന്നത് അതായത് director ന്നുള്ള ഒരാൾ അല്ല സംവിധായകൻ മാത്രല്ല എല്ലാവരും കൂടെ ചേർന്നാണ് കഥ ഇണ്ടാക്കുന്നത് അപ്പൊ ഇവരുടെ story ക്കു വേണ്ടീട്ട് ഇവരൊരുമിച്ചു ഇങ്ങനെ ancient പഴേ പുരാതന സ്ഥലങ്ങളൊക്കെ ഇണ്ടല്ലോ അവിടേക്കൊക്കെ തമിഴ്‌നാട് പല സ്ഥലങ്ങളിലൂടെയും place ലൂടെയും travel ചെയ്ത് അതിൽനിന്നു കിട്ടുന്ന കാര്യങ്ങളൊക്കെ collect ചെയ്ത് അങ്ങനെയാണ് അവർ ചെയ്യുന്നത് ഇത് മറ്റേ ഒരാള് നിന്ന് ഒരാള് നിന്ന് പക്ഷെ ആ എടുത്ത രീതി കൊള്ളാല്ലോ ഒരാള് നിന്ന് ഒരാള് നിന്ന് സംസാരിക്കലും അല്ല മൊത്തം മറ്റേ ഒരു art mode ആണ് ഇവരുടെതായിട്ടുള്ള ശബ്ദങ്ങള് ഏർ ഇപ്പൊ ഭയങ്കര ഒരു ആഹ് അത് al ന്ന് അല്ല ഞാൻ പറഞ്ഞില്ലേ നേരെ ഹൃദയത്തിലേക്ക് പോണംന്നു പറയുമ്പോ അത്രയും നമ്മളെ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

ആഹ് performance ന്റെ സാധ്യത എല്ലാംകൂടെ അതാണ് ഞാൻ stage എങ്ങനെ open stage ആണോ closed stage ആണോന്നു ചോദിച്ചത് അതുകൊണ്ടാ

അതെ ഇത് അതുപോലെ പാവകളെ ഉപയോഗിച്ചിട്ടൊക്കെയാണ് ഓരോ representations നു നടത്തുന്നത് അപ്പൊ ഈ അതായത് കഥ പറയുമ്പോ correct ആയിട്ട് അത് fiction ഉംആണ് fictional ആയിട്ടുള്ള usage ആണ് പക്ഷെ ഭയങ്കരയിട്ട് മണ്ണിനോട് ചേർന്ന് നിക്കുന്ന ആഹ് അതാ അപ്പൊ നമുക്ക് ഭയങ്കരായിട്ടുള്ള അഭിമാനം തോന്നും okay തമിഴ്‌നാട്ടിൽനിന്നു ഇന്ത്യയിലെ നാടകങ്ങൾ പലതും കണ്ടിട്ട് ഏർ അതില് തമിഴ്നാട്ടിൽ ഏറ്റവും മികച്ചതായിട്ട് ബാക്കിയൊന്നും എടുത്തു പറയാൻ പോലും കാര്യായിട്ട് ഇല്ലായിരുന്നു രണ്ടുമൂന്നെണ്ണം കണ്ടത് ആഹ് ശെരിയാ നിങ്ങളെ festival ന്റെ അകത്തു കണ്ടിട്ട് കാണുന്നതാണല്ലോ അപ്പൊ വ്യത്യാസം പെട്ടന്ന് മനസിലാകും അതെ അപ്പൊ ഏർ ഇതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു ഈ തമിഴ് നാടകം പിന്നെയുള്ളത് ലെബനൻ ആഹ് അത് ലെബനൻ വേറൊരു ഇത് ദീപൻ ശിവരാമന്റെ കാര്യം പറഞ്ഞത് എന്താ ഈ festival director ആരാ പുള്ളിയെങ്ങാനും ആണോ

ദീപൻ ശിവരാമൻ പിന്നെ അനുരാധ കപൂർ ഇവരൊക്കെയായിരുന്നു ഉള്ളത് അത്കൊണ്ടാണ് ഇപ്രാവശ്യം ഇതിനുകേറാന്നു തന്നെ വിചാരിച്ചത് ഏർ ഇപ്പൊക്കെ കാണാൻ ഒന്നൂടെ ഒരു വിശ്വാസം തോന്നിയത് ഞാന് നമ്മളെ ഖസാക്കിന്റെ ഖസാക്കിന്റെ എപ്പോഴാ കണ്ടേ ഇയാൾ എപ്പോഴാ കണ്ടേ

എനിക്കും ഞാനും ഏത് സമയത്താണ് കണ്ടത്ന്നുള്ളത് എനിക്കൊർമയില്ല പക്ഷെ എനിക്ക് തോന്നുണു ഞാനും അതുതന്നെയാണ് കണ്ടിട്ടുള്ളത്ന്നു എനിക്ക് പതിനേഴാണ് ഇപ്പൊരു ഓർമ വരുന്നത്

അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ആയിരിക്കും ഒരു സമയത്തായിരിക്കുഅല്ലോ അവര് ചെയ്യുക

ഒരുപക്ഷെ ഒരുമിച്ചായിരിക്കും ആ നാടകം അന്നേരം ഇണ്ടായിരുന്നതും ഖസാക്കിന്റെ ഇതിഹാസം ഉം ഉം ആഹ് ഞാന് തിരുവന്തപുരത്തു ഒരു drama festival നടന്ന സമയത്തായിരുന്നു അതിനു work ചെയ്യുന്നുണ്ടായിരുന്ന്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

ഉം ആഹ് അത് open performance ആണ് ഇത് എവിടാ കിഴക്കേക്കോട്ടയായിരുന്നു ഇത് അവിടെ മറ്റേത്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 എന്റെ ആദ്യത്തെ നാടകമായിരുന്നു ഖസാക്കിന്റെ ഇതിഹാസം എന്റെ ഓര്മയില് എന്റെ ആദ്യത്തെ നാടകമായിരുന്നു അത് അത്രേം മികച്ചതായിന്നുള്ളതാണ് ഭാവിയിൽ നാടകം കാണാൻ ഉത്സവപ്പറമ്പിലെല്ലാം പോയി നാടകം കണ്ടിട്ടില്ലെടി

അതാണ് ഞാ അതാ അവിടെ ഏർ നിങ്ങളെ നിങ്ങടെ നാട്ടില് നാടകം ഉണ്ടാവാറില്ലേ

ഉത്സവങ്ങളിൽ നാടകം ഉണ്ടാവാറില്ല ഇത് ക്ഷേത്രം ഏർ അതുമായി ബന്ധപ്പെട്ട് നിക്കുന്ന ഉത്സവങ്ങൾ ആയത്കൊണ്ട് കൊറേ കൂടി ഈ ക്ഷേത്രകലകളും അല്ലെങ്കില് നാടൻ കലാരൂപങ്ങളൊക്കെയാണ് കൂടുതൽ വരുക പക്ഷെ എന്തുകൊണ്ടോ അങ്ങനെ നാടകം പക്ഷെ ഇപ്പൊ നാടകം നടത്തുന്നുണ്ട് ഇപ്പൊ പല വേദികളും നാടകം നടത്തുന്നുണ്ട് ഇവിടെ പാലക്കാടൊക്കെ അത്യാവശ്യം കൊറേ സ്ഥലങ്ങളിലുണ്ട് അവര് എല്ലാ വർഷത്തിലും നടത്താറുണ്ട് ഇപ്പൊ കഥ മാറി പക്ഷെ എന്റെ ഓർമയില് ഒരുപക്ഷെ എനിക്കറിയതോണ്ടായിരിക്കും ട്ടോ എനിക്കന്നൊന്നു ഇതിനെക്കുറിച്ചു വലിയ അറിവില്ല അപ്പൊ പാലക്കാടൊന്നും നാടകം കണ്ടൊരു ഓർമയില്ല പക്ഷെ അതെ ഏർ ഖസാക്കിന്റെ ഇതിഹാസം ആഹ് എന്റെ ആദ്യത്തെ നാടകം ആഹ് ഞാൻ ഈ team ആരാണ്ന്നു നോക്കട്ടെ നോക്കീട്ട് വിളിക്കാം എനിക്ക് ഈ ഇതും കേട്ടപ്പോ ഞങ്ങള് work ചെയ്ത festival നുണ്ടായിരുന്ന ഒരു team ന്റെ ആണോന്നൊരു സംശയം എന്തായലും ഞാനും അങ്ങട് വന്നിട്ട് കൂടുതൽ പറയാനുണ്ട് നമുക്കും പിന്നൊരിക്കൽ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

ഇല്ല festival book ആയിട്ട് ഏർ എന്റെ കയ്യിൽ ഉണ്ടായില്ല പക്ഷെ അവിടെ എന്തൊക്കെയോ ഉണ്ടായിരുന്നുട്ടോ നമ്മക്ക് ഇവിടാ IFFK പോലെ കിട്ടുന്നൊരു സാധനല്ല

ആ അതെ അങ്ങനെ ഒന്നായിരുന്നു അതുകൊണ്ടത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നില്ല ഏതൊക്കെ നാടകങ്ങൾന്നുള്ളതിന്റെ ഒക്കെ ഒരു chart ഇണ്ട് അതുഞാൻ സൂക്ഷിക്കുന്നുണ്ട് ആഹ് team കളെ ഒക്കെ അറിയാലോ ചുമ്മാ അത്യാവശ്യം കേറി facebook ലോക്കെ നോക്കി ഇടലോ അടുത്തകൊല്ലം details കയ്യിലുണ്ട് എന്തായാലും നേരിട്ട് കാണുമ്പോ പറഞ്ഞരാം okay അപ്പൊ ശെരിയെന്നാൽ ഉം okay bye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 ഒരു നാല് ദിവസം കഴിഞ്ഞു വരും അതെ

ആ ആ

ഞാനിവിടെ പറയാൻ പോകുന്നത് football എൻറെ ജീവിതത്തിൽ സ്വാധീനിച്ച കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ വളരെ ചെറുപ്പം മുതലേ football കണ്ട് വളരുന്ന ഒരു കുട്ടിയായിരുന്നു. രണ്ടായിരത്തി പത്ത് world cup എനിക്ക് അത്ര വലിയ ഓർമ്മയില്ല എന്നാലും അന്ന് ഞാൻ കളി കണ്ടിരുന്നു അന്ന് അർജൻറീന ബ്രസീൽ എന്ന team കളെ അറിയാം എന്നല്ലാണ്ട് ബാക്കിയുള്ള team നെ കുറിച്ച് ഒന്നും എനിക്ക് അന്ന് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. അന്ന് എല്ലാരും അർജൻറീന ബ്രസീൽ അതിൻറെ fans ആയിരുന്നു.

അന്നാണ് നമ്മള് flex ഒക്കെ കാണുന്നെ നമ്മുടെ road അരികിൽ എല്ലാം fans ന്റെ fans അവരുടെ team ൻറെ flex എല്ലാം വെക്കുന്നുണ്ടായിരുന്നു അന്ന് ഞാൻ ചെറിയ കുട്ടിയാണ് അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അത്ര അറിവില്ലായിരുന്നു. അന്ന് ഞാൻ football കണ്ടു പൊതുവേ എനിക്ക് കുറച്ച് താൽപ്പര്യം cricket നോട് ആയിരുന്നു അന്നത്തെ കാലത്ത് കൂടുതൽ football അങ്ങനെ എനിക്ക് കളിക്കാൻ അറിയാത്ത ഒരു വ്യക്തി ആണെന്ന് ഒരു mind set ആയിരുന്നു എനിക്ക് അങ്ങനെ മലപ്പുറം മലപ്പുറം ജില്ലയിലുള്ള ആളാണെങ്കിലും എനിക്ക് എന്തോ cricket നോട് ആയിരുന്നു ഇഷ്ടം ഉണ്ടായിരുന്നത് അങ്ങനെ ഞാൻ football കണ്ടു തുടങ്ങി അങ്ങനെ എനിക്ക് football ല് ഒരു player ട് കുറച്ച് ഇഷ്ടം തോന്നി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ലയണൽ മെസ്സി അവരുടെ ഒരു കാലഘട്ടമായിരുന്നു അത് നെയ്മർ ജൂനിയർ എല്ലാം വളർന്നു വന്നു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, ലയണൽ മെസ്സി ഇവരുടെ ഒരു young age ആണെങ്കിലും ഇവരാണ് അന്നും super stars കൾ ഇന്നും super stars കൾ അതാണ് ഇതിലെ main highlight അങ്ങനെ എന്തോ എൻറെ നാട്ടിലും

മെസ്സിയുടെ കളി കാണുന്ന അത്ര രസം വേറൊരു player റുടെ കളി കാണാനില്ല അയാൾ ഒരു pass കൾ അത്ര അടിപൊളിയാ അങ്ങനെയിരിക്കെ എനിക്ക് എന്തോ opposite ആണ് ഇഷ്ടം തോന്നിയത്.

അയാൾ എന്ന പോർച്ചുഗലിലാണ് അയാളുടെ രാജ്യം അതൊന്നും എനിക്കറിയില്ലായിരുന്നു രണ്ടായിരത്തി പത്ത് world cup കഴിഞ്ഞതോടെ international matchs എല്ലാം കഴിഞ്ഞല്ലോ പിന്നെ അതിൻറെ ഒരു ഓളവും എല്ലാം ഉണ്ടല്ലോ പിന്നെ റയല് മെഡൽ ബസിലോണ ഇതായി ഒരു എൻറെ ഒരു idea എല്ലാരും ഇതിനെക്കുറിച്ച് മാത്രമായി ചർച്ച ചെയ്യൽ ഉണ്ടായിരുന്നത് അതിലെ രണ്ട് item players ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ലയണൽ മെസ്സി രണ്ടു ചേരികളില് പൊതുവെ ആൾക്കാർ എപ്പോഴും ഉണ്ടായിരുന്നത് എനിക്കെന്തോ ആ തൂവെള്ള കുപ്പായത്തിനുള്ള team നോട് എനിക്ക്ഇഷ്ടം തോന്നിയത് അന്ന്. അങ്ങനെ റയൽമാരിൽ supporter ആയി എല്ലാരും ബാസിലോണ support ചെയ്യും പൊതുവേ കൂടുതൽ എൻറെ നാട്ടിൽ അധികം ഉള്ളവരും ലയണൽ മെസ്സിയും ബാസിലോണയും ആയിരുന്നു അവരുടെയൊക്കെ വളരെ കുറച്ച് ആൾക്കാരായിരുന്നു അന്ന് റയൽ മെഡറിനെ support ചെയ്യാൻ ഉണ്ടായിരുന്നത് എൻറെ നാട്ടിലെ പുറത്തെങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ പൊതുവേ ഞാനും അങ്ങനെ ഒരു റയൽമേഡ്രിനെ support ചെയ്യുന്ന player ആയി മാറി അങ്ങനെ അതിലെ ഞാനിങ്ങനെ football ലെ വീക്ഷിച്ചു വീക്ഷിച്ചു എനിക്ക് മനസ്സിലായി ഒരാളെകൊണ്ട് മാത്രം ജയിപ്പിക്കാൻ പറ്റിയ ഒരു കളിയല്ല എന്ന് പക്ഷേ എന്നാൽ പറ്റും ഒരാളെ കൊണ്ട് അയാളുടെ ഒരു attitude ഉം captaincy ഉം ഒരു leadership ഉം ഒരു passion ഉം ഒരു എല്ലാം ഉണ്ടെങ്കിൽ ഇത് അയാളെ കൊണ്ട് പറ്റും അങ്ങനെയുള്ള ഒരു player ആണ്ഈ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അതുകൊണ്ടുതന്നെ ആയിരിക്കാം എനിക്ക് അയാളോട് കുറച്ച് ഇഷ്ടം ഉണ്ടായിരുന്നത്. പക്ഷേ എന്നാലും എനിക്ക് എനിക്ക് അത് acceptable അല്ല. ഞാൻ മൊത്തത്തിൽ ഒന്ന് എൻറെ വിശകലനം ഒരു team play യാണ് football നല്ലൊരു കെമിസ്ട്രി വേണം. എന്നാൽ മാത്രമേ നമ്മൾ കളി ജയിക്കുള്ളു. അല്ല ഒരാളെ കൊണ്ട് ഒറ്റയ്ക്ക് ഒരിക്കലും football കളി ജയിക്കാൻ പറ്റില്ല അങ്ങനെ ഞാന് ആ ഒരു റയൽ മാഡ്രിഡ് എന്ന team നെ support ചെയ്യുന്ന ആളായി മാറി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണ് ഇഷ്ടം ആണെങ്കിലും mostly എനിക്കൊരു ആ റയൽ മാഡ്രിഡ് എന്ന ആ team നോട് ആ ഇഷ്ടം അന്നൊക്കെ എല്ലാരും നാട്ടിലൊക്കെ കളിക്കുമ്പോൾ മെസ്സിടെ ബാസിലോയുടെ jersey ഇടുമ്പോൾ എനിക്ക് റയൽ മാഡ്രിഡ് jersey ഇടാനായിരുന്നു ഇഷ്ടം

കുറച്ചു വലുതാവുമ്പോ അന്നത്തെ വെയിൽ കൊണ്ടതും അന്ന് നമ്മൾ ഓരോ tournament ജയിച്ചതും ഒക്കെ വലിയൊരു അനുഭവമാണ് അന്നൊക്കെ നമുക്ക് ഈ ഒരു ഈയൊരു players നെ കണ്ടിട്ട് ഇവര് പോലുള് ഇവ ഇവരെ ഇവരാണ് നമ്മുടെ ഭയങ്കര മായി inspire ചെയ്യുന്ന രണ്ട് players അങ്ങനെയിരിക്കെ റയൽ മാഡ്രിഡ് ചാമ്പ്യൻസ് ലീഗ് ഉണ്ട്. വെച്ചാൽ പൊതു അന്നൊക്കെ ബാസിലോണിയുടെ ഒരു prime prime time ആണ് റയൽ അന്നോരു trophy ഒന്നും അടിക്കാറില്ല ചാമ്പ്യൻസ് ലീഗ് ആണെങ്കിൽ റയല് സെമിയിൽ പുറത്താവും ലാലീഗിൽ അത്ര effect ഇല്ല റയലിന് അങ്ങനെയിരിക്കയാണ് ഇത് സംഭവിക്കുന്നത് അങ്ങനെയൊരു രണ്ടായിരത്തി പതിനാല് കാലഘട്ടം രണ്ടായിരത്തി പതിനാല് world cup ന്റെ time ആയി അന്നും നാട്ടിൽ എല്ലായിടത്തും flex കൾ നിരന്നു എല്ലാരും അർജൻറീന ബ്രസീൽ എന്നീ team കളെ support ചെയ്യുന്ന ആൾക്കാരായി മാറി ഈ അർജൻറീന ബ്രസീൽ എന്നീ team നെ support ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ ഉണ്ടായിരുന്നത് നാട്ടിൽ അങ്ങനെയിരിക്കെ എനിക്കെന്തോ ഈ രണ്ടു team നോടും ഇഷ്ടമില്ലാഞ്ഞല്ലാ ഇഷ്ടം തോന്നിയില്ല എന്ന് പറയാം ഇത് എല്ലാവർക്കും ഇവരെ support ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് ബാക്കിയുള്ളവരെയും നമ്മൾ support ചെയ്യേണ്ടേ അങ്ങനെയിരിക്കയാണ് ഞാൻ ജർമ്മനി എന്നൊരു team ൻറെ കളി കണ്ടു തുടങ്ങുന്നത്. ഒടുവിൽ യൂറോപ്പ്യൻ countries ൽ ഉള്ള ലാറ്റിനമേരിക്കൻ യൂറോപ്പും ഒരു വാശിയുണ്ട് അതിൽ തന്നെ ഒരു different play style ആണ് ഈ ജർമനി എന്ന team നുള്ളത് ഭയങ്കര attacking game ആണ് അവരുടെ attack till day അതായിരുന്നു അവരുടെ ഒരു mind set അന്നത്തെ ഒരു കളി എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കര chemistry ആണ് ഇവര് തമ്മിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ടുതന്നെ ആ ഒരു കളി എനിക്ക് ഇഷ്ടായി അങ്ങനെ ഈ ജർമ്മനിയുടെ കളി കാരണം ഞാന് world cup ൽ അവരെയാണ് support ചെയ്തിരുന്നത് അങ്ങനെ അവരെ support ചെയ്യുമ്പോൾ അങ്ങനെ രണ്ടായിരത്തി പതിനാല് world cup ൽ ഓരോ കളി കഴിയുമ്പോൾ അവരിങ്ങനെ ജയിച്ചു വരുമായിരുന്നു അങ്ങനെ semi final ൽ ആതിഥേരായ ബ്രസീലിനെ ഏക goal ന് തോൽപ്പിച്ചപ്പോഴാണ് ജർമ്മനിയുടെ power എന്താണെന്ന് എനിക്ക് മനസ്സിലായത് ആ ഒരുചെറിയ വയസ്സിൽ അന്ന് അത്ര അറിയാൻ ഉള്ള ഒരു അങ്ങനെ final ൽ മെസ്സിയുടെ അർജൻറീനയെയും തോൽപ്പിച്ച് cup എടുത്തപ്പോൾ എന്തോ സന്തോഷം ഉണ്ടായിരുന്നു എന്ന് പക്ഷേ എത്രമാത്രം സന്തോഷം ആഹ്ളാദം ഉണ്ടായിരുന്നു എന്നറിയില്ല അങ്ങനത്തെ ഒരു age ഉം കാലമായിരുന്നു അത് അങ്ങനെ ഇങ്ങോട്ട് club മത്സരങ്ങൾക്ക് വരികയാണെങ്കിൽ റയൽ മാഡ്രിലും അന്ന UCL നേടി റയൽ മാഡ്രില athletic മാട്രിലിനെ തോൽപ്പിച്ച് ആണ് അന്ന് UCLtrophy നേടിയത് ഒരു goal ന് പിന്ന് പിന്നിട്ടതിനുശേഷം തൊണ്ണൂറ്റി രണ്ട point നാല് minute ൽ റാമോസിന്റെ ഒരു ഹഡറൽ goal നേടി റൺമടല് ഒന്നേ ഒന്നാക്കി extra time ലേക്ക് നീണ്ട കളി വീണ്ടും നൂലുപോലെ അടിച്ച് ഇട്ടിട്ട് UCLchampions ആയി അപ്പോഴാണ് റയൽ മാഡ്രിൽ ഒരു വലിയ club ആണെന്നും അവർക്ക് UCL എല്ലാം അടിക്കാനുള്ള പ്രാപ്തി ഉണ്ടെന്നെല്ലാം മനസ്സിലാക്കുന്നത് അതുവരെയെല്ലാം semi final ൽ ആണ് റെയിൽ out ആയത് എന്നാലും കൂടുതൽ

അതെനിക്കൊരു സുവർണ്ണ കാലഘട്ടം ആയിരുന്നു എന്നുവേണമെങ്കി പറയാം ഞാൻ support ചെയ്ത രണ്ട് team നും trophy ഒരാള് world cup മേടിക്കുന്നു മറ്റേ teamUCL അടിക്കുന്നു പിന്നെ അത് കഴിഞ്ഞ് പതിനഞ്ച് ന് വീണ്ടും മെസ്സിയുടെ ബാസിലോണ trophy നേടുകയാണ് ചെയ്തത് UCLtrophy. അങ്ങനെ മെസ്സിയുടെ ബാസിലോണയും UCLtrophy നേടിയതും ഈയൊരു കാലഘട്ടത്തിലാണ് അതിന് രണ്ടായിരത്തി പതിനഞ്ച്